ഹലോ നമസ്കാരം അനൂപേ, അനൂപ് എവിടാ. ആ ശ്യാമേ ഞാനിന്നിപ്പൊ പുറത്തൊക്കെ പോയിട്ട് ഏ കുറച്ച് ആവശ്യങ്ങളായിട്ടിങ്ങനെ വില്ലേജ് ഓഫീസിലൊക്കെ പോയിരുന്നു ഇന്നിട്ടിപ്പോ വീട് എത്തിയതേയുള്ളൂ.

ഇല്ല അത് കിട്ടിയില്ല ഞാൻ ഫസ്റ്റ് ദിവസം പോയപ്പോ വില്ലേജ് ഓഫീസർ അവിടെ ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ദിവസം ചെല്ലാൻ പറഞ്ഞു ഇന്നിട്ട് ഞാൻ തെരക്കായത് കാരണം പോകാൻ പറ്റിയില്ല പിന്നെ ഇന്നാണ് പോയത് ഇന്നപ്പോ അവിടെ ചെന്നപ്പോ അവര് പറയാണ് അവിടുന്നല്ല അക്ഷയ സെന്റർ വഴിയാണ് അപ്ലിക്കേഷൻ കൊടുക്കണ്ടത് അങ്ങനെ എന്നിട്ട് ഞാന് കറങ്ങിത്തിരിഞ്ഞ് അക്ഷയ സെന്റർ എത്തിയപ്പോ അവിടുത്തെ ആള് പോയി അപ്പോ ഇനി നാളെ അവിടെ പോയിട്ട് അപ്ലിക്കേഷൻ കൊടുക്കണം. ഓ അക്ഷയ സെന്ററൊക്കെ അഞ്ചുമണി വരെ കാണൂ ഓഫീസ് ടൈം ആണ് പത്ത് തൊട്ട് അഞ്ച് വരെയൊക്കെ കാണൂ കാര്യം ആ സമയത്തേ ഏതെങ്കിലൊരു സൈറ്റിലോ അപ്ലിക്കേഷനൊക്കെ എടുക്കാൻ നമുക്ക് പറ്റും ആ അനൂപ് നേരെ അങ്ങ് വില്ലേജ് പോവാണോ ഇൻകം സർട്ടിഫിക്കറ്റ് വാങ്ങാൻ. ആ ഞാന് ഒരു അപ്ലിക്കേഷൻ അയക്കാൻ നോക്കിയതായിരുന്നു അപ്പതിനകത്ത് വില്ലേജ് ഓഫീസിൽ നിന്ന് ഏ ലഭിച്ച ഇൻകം സർട്ടിഫിക്കറ്റ് വെക്കണംന്നാണ ഇണ്ടായിരുന്നത് അത് കാരണാണ് ഞാൻ വില്ലേജ് ഓഫീസിലേക്ക് പോയത്. പക്ഷേ ഇപ്പോ അങ്ങനെയല്ല വില്ലേജ് ഓഫീസിലൊന്നും ആരും നേരിട്ട് പോകേണ്ട ആവശ്യപ്പല്ല ആൾക്കാരെല്ലാം ആ എന്താണ് ഇപ്പം ഓൺലൈനില് ചെയ്യാൻ പറയും എല്ലാ കാര്യങ്ങളും ആ നേരെ അക്ഷയ സെന്ററിൽ പോകാ അവിടെ നമ്മടെ ഈ ഡീറ്റെയിൽസ് കൊടുക്കുക എന്നിട്ട് അതിന്റെ കിട്ടുന്ന പ്രിന്റൗട്ടും കൊണ്ട് വീട്ടിൽ പോകാ അത് കഴിയുമ്പോ നമ്മടെ ഈ ആപ്ലിക്കേഷൻ വാ ആ ഇത് അപ്പ്രൂവ് ആയി നമ്മുടെ സർട്ടിഫിക്കറ്റ് റെഡിയാകുമ്പോ അക്ഷയിൽ ചെല്ലുക സാനം വാങ്ങുക വീട്ടിൽ പോവുക ഇങ്ങനെയാണിപ്പോ പരിപാടി. ഓ ഈ അക്ഷയ സെന്റർ വഴിയാണ് എല്ലാ പ്രൊസീജറും നടക്കുന്നത് അപ്പോ നമ്മള് അപ്ലിക്കേഷൻ കൊടുത്തിട്ട് പിന്നെ വില്ലേജിലൊന്നും പോകണ്ടാ. നമ്മള് വില്ലേജ് ഓഫീസ് കാണേ വേണ്ട വില്ലേജിന്ന് ഇപ്പം വില്ലേജ് ഓഫീസ് മാത്രമല്ല നമ്മളിപ്പോ വില്ലേജ് ഓഫീസിന്ന് ഇൻകം സർട്ടിഫിക്കറ്റ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇപ്പോ വേറെന്താണിപ്പോ *നോട്ട്‌ ക്ലിയർ* സർട്ടിഫിക്കറ്റ് നേറ്റിവിറ്റി അല്ലെങ്കിൽ താലൂക്ക് ഓഫീസിൽ നിന്നുള്ള എന്തെങ്കിലും സർട്ടിഫിക്കറ്റുകള് അതൊക്കെ വാങ്ങുന്നോങ്കി നമ്മൾ വില്ലേജിൽ പോകേണ്ട യാതൊരു ആവശ്യവുമില്ല.

അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പ്യൂട്ടർ സെന്ററിൽ ചെന്ന് നെറ്റിന്റെ നെറ്റ് കണക്ഷണുള്ള ഏതെങ്കിലും ഡിവൈസിലും ഡൗൺലോഡീയ്യാൻ പറ്റും. എന്നിട്ടാ സോഫ്റ്റ് കോപ്പി ആയിട്ട് നമുക്ക് ഡിവൈസിൽ സേവീയ്യാൻ, അല്ലെങ്കി പ്രിന്ററുണ്ടെങ്കിൽ പ്രിന്റ് എടുക്കാം, അങ്ങനെ നമ്മളെ ആവശ്യത്തിനു ഉപയോഗിക്കാം അങ്ങനേണിപ്പൊ കാര്യങ്ങള്. ഓ ഞാൻ വെറുതെ രണ്ട് ദിവസം ഇതിനുവേണ്ടി കളഞ്ഞു എനിക്കത് അറിയില്ലായിരുന്നു ഈ അക്ഷയ സെന്ററിൽ പോയാൽ മതി വേറെ എന്ത് എന്തൊക്കെ കാര്യത്തിന് നമുക്ക് അക്ഷയ സെന്ററിനെ ആശ്രയിക്കാൻ പറ്റും.

ആ അതിനാണ് അക്ഷയ സെന്റർ ഇത്രയധികം ഉണ്ടായിട്ടുള്ളത്ലെ. പിന്നെ ഇപ്പം ഈ അക്ഷയ സെന്റർ ഒരുപാടുണ്ട് ഇപ്പം പെട്ടിക്കടകളെക്കാളും കൂടുതല് ഒരു ജംഗ്ഷനിലോട്ട് ഇറങ്ങിയാ അക്ഷയ കേന്ദ്രങ്ങളില്ലേആ ജനസവാ കേന്ദ്രം ജനസേവാ കേന്ദ്രം അക്ഷയ കേന്ദ്രം ഈ സേവാ കേന്ദ്രം എന്നൊക്കെ പറഞ്ഞ് ഒരുപാടില്ലേ. ഈ നമ്മടെ ബിൽഡിംഗ് ടാക്സൊക്കെ അടക്കാൻ അക്ഷയ കേന്ദ്രം വഴി നടക്കോ. പിന്നെ അക്ഷയ ചെന്ന് ബിൽഡിങ് ടാക്സ് അടക്കാം അല്ലെങ്കി കറണ്ട് ബില്ല് അടക്കാം ഒക്കെ ചെയ്യാം പക്ഷേ ഈ ബിൽഡിംഗ് ടാക്സടക്കാനൊക്കെ നമ്മള് അക്ഷയ തന്നെ പോണംന്നില്ല നമുക്കു മൊബൈലിലോ ലാപ്ടോപ്പിലോ ഒക്കെ ചെയ്യാം നമുക്ക് നെറ്റ് കണക്ഷനുള്ള ഡിവൈസുണ്ടെങ്കിൽ അതിന്ന് പറ്റും ആ അക്കൗണ്ട് പൈസ ഉണ്ടെങ്കി അക്കൗണ്ട് ഡീറ്റെയിൽസ് നമ്മള് ഓൺലൈനായിട്ട് കൊടുത്ത ഓൺലൈൻ പേയ്മെന്റും ചെയ്യാൻ പറ്റും. ആ അത്ര ഈസി ആയിട്ട് ടാക്സ് അടക്കാലെ ഞാൻ ടാക്സ് അടക്കണംന്ന് ഉദ്ദേശിച്ചിട്ടാണ് പോയത് അപ്പൊ അവര് പറഞ്ഞു അതിനും നിങ്ങള് അക്ഷയ കേന്ദ്രത്തിൽ പോയാ മതി അവിടെ അപ്പോ ശരിക്കും നമ്മള് വില്ലേജ് ഓഫീസിലേക്ക് ഒരു കാര്യത്തിനും പോകണ്ട ആവശ്യല്ല. ഒരു ആവശ്യത്തിനും പോകണ്ട കാര്യമില്ല കാര്യം ആ അല്ലെങ്കി ഇപ്പൊ അക്ഷയ കേന്ദ്രം വഴി പറ്റാത്ത എന്തെങ്കിലും കാര്യമുണ്ടെങ്കി അവർ പറയും ഏ പറ്റത്തില്ല നേരിട്ടവിടെ ചെന്ന് വില്ലേജ് ഓഫീസറെ കണ്ട് പറഞ്ഞാൽ മതി ആ എന്നവര് പറയും അങ്ങനെ പറയുന്നെങ്കി മാത്രം നമ്മള് അക്ഷ ഏത് വില്ലേജ് ഓഫീസി ചെന്നാ മതി അല്ലെങ്കി എല്ലാം അക്ഷയ കേന്ദ്രം വഴിയാണ്. ഓ ഇത്രേം സേവനങ്ങളെല്ലാം അക്ഷയ വഴി ആക്കിയിട്ടുണ്ടല്ലേ ഞാനിതൊന്നും അറിഞ്ഞിരുന്നില്ല. ഇത്രയും സേവനങ്ങള് മാത്രമല്ല ഇപ്പോൾ ഗവൺമെന്റിന്റെ എല്ലാ ആവശ്യ ഇത് ആ നമ്മളെ പ്രൊസീജറുകളെല്ലാം എല്ലാം ഓൺലൈനാണ് എന്നുവെച്ചാ നമുക്കിപ്പം ആ നമ്മൾ ഈ സർക്കാർ ഓഫീസുകളിലെല്ലാം കേറുമ്പോ കണ്ടിട്ടില്ലേ ഈ ഗവേണൻസ്ന്നും പറഞ്ഞ് ബോർഡ് വെച്ച് ഇപ്പൊര് കൊറച്ചു വർഷങ്ങളായിട്ട് അത് ഉണ്ട് എല്ലാ ഓഫീസിലും അതാണ് ഈ ഗവേഡൻസായി കഴിഞ്ഞിരിക്കുന്നു. എന്നുവെച്ചാ ഒരു കാര്യത്തിനും നമ്മൾ ഓഫീസിനെ ആശ്രയിക്കണ്ട എന്നാ ഉള്ള അവസ്ഥയിലേക്കാണ് പോകുന്നത് അല്ലേ. ആ അതന്നെ ഇപ്പോ ഈ ഗവർണൻസിന്റെ മീനിങ്ങ് തന്നെ ഏ ഇലക്ട്രിക് ഇപ്പോ നമ്മടെ ഈ മെയിൽ ഇലക്ട്രിക് മെയിൽ എന്നു പറയൂലെ ആ ഇലക്ട്രോണിക് മെയിലെന്നു പറയൂലെ അതുപോലെ ആ നമ്മളുപയോഗിക്കുന്ന സാധനമാണ് ഈ ഗവേണൻസ് അതെന്നു വെച്ചാ സർക്കാരിൽ നിന്നുള്ള എല്ലാ സേവനങ്ങളും നമ്മളിപ്പോ ആ കമ്പ്യൂട്ടർ അതുമായിട്ട് ബന്ധപ്പെട്ട ഡിവൈസുകളിലൂടെ ലഭ്യമാക്കുന്നു അതാണ് ഈ ഗവേണൻസ് കൊണ്ട് അർത്ഥമാക്കുന്നത്.

ഓ അങ്ങനെ ഒരു സൗകര്യം ഇപ്പോ അവൈലബിളാണല്ലേ. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും സർക്കാര് ഓഫീസുകൾ ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ ഈ ഓൺലൈൻ വഴി അപേക്ഷ അയക്കാനൊക്കെ പറ്റും അല്ലേ.

ഓ മുമ്പൊക്കെ ആയിരുന്നെങ്കി നമ്മള് ഒരു പരാതി കൊടുക്കണങ്കി തന്നെ എത്ര ദിവസം പോലീസ് സ്റ്റേഷനിൽ കേറി ഇറങ്ങണം എന്തു ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെയൊക്കെ കൊടുക്കാനൊക്കെ അല്ലേ.

അനൂപ് ഇതൊക്കെ പഠിക്കുന്നത് ന്യൂസ് പേപ്പറിൽ നിന്നൊക്കെ തന്നെയാണോ അതോ ഇങ്ങനെ എന്തെങ്കിലും ഏ പ്രോഗ്രാംസ് അം ഗവൺമെന്റന്നെ ഓർഗനൈസീതത് കേൾക്കോ അല്ലെങ്കി എന്തെങ്കിലും പരസ്യങ്ങള് കാ അങ്ങനെയൊക്കെയാണോ.

ആയിപ്പോ ഡയറക്റ്റ് നമുക്കന്നെ അതെല്ലാം ചെയ്യാൻ പറ്റും ലെ.

ഓഹോ എന്തെളുപ്പാലെ ഇപ്പൊ കാര്യങ്ങള് ജസ്റ്റ് ഒരു ഫോൺ വഴി എല്ലാ കാര്യങ്ങളും മാനേജീയ്യാൻ പറ്റും. പിന്നെ അതൊക്കെ ഈ ഗവേണൻസ് വന്നേനു ശേഷമുള്ള കാര്യങ്ങളാണ്. ഇത് അനൂപി ഇതുവരെയും ലൈസൻസ് എടുത്തിട്ടില്ലല്ലോ അല്ലേ. ഇല്ല ഞാൻ ഇതുവരെയും ലൈസൻസ് എടുത്തിട്ടില്ല. ഈ ദിവസവും കേറി ഇറങ്ങ്ണ മെനക്കേട് ആർടിഒ ഓഫീസ് കേറി ഇറങ്ങണം എന്നൊക്കെയുള്ള മെനക്കേട് കരുതി അല്ലേ ലൈസൻസ് എടുക്കാത്തെ. അതെ ഇപ്പോ ലീവും വളരെ കൊറവാണ് ഓഫീസില് നല്ല തെരക്കായത് കാരണം. ടൂവീലറൊക്കെ അത്യാവശ്യം ഓടിക്കോങ്കി സ്വന്തമായിട്ട് തന്നെ അങ്ങ് ലൈസൻസിന് അപ്ലൈ ചെയ്യാൻ നല്ലത് മൊബൈൽ ഫോണിൽ തന്നെ അങ്ങ് അപ്ലിക്കേഷൻ വെച്ച് ചെയ്യാവുന്നതേയുള്ളൂ അനൂപേ.